C C ലെ നെസ്റ്റഡ് ഐഎഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എങ്ങനെ നെസ്റ്റഡ് ഐഎഫ് സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കാം
ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 നെസ്റ്റഡ് ഐഎഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാമെന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം
നേരത്തെ തന്നെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്
അത് നോക്കാം
ഈ പ്രോഗ്രാമിൽ integersന്റെ പരിധി പരിശോധിക്കുന്നു
നമ്മുടെ ഫയൽ നെയിം nested ifസി
ഇപ്പോൾ കോഡ് വിശദീകരിക്കാം
ഇതാണ് നമ്മുടെ ഹെഡർ ഫൈൽ
ഇത് മെയിൻ ഫങ്ഷൻ
മെയിൻ functionനുള്ളിൽ ക്സ് y എന്നിങ്ങനെ രണ്ട് ഇന്റഗർ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നു
0നും 39നും ഇടയിലുള്ള ഒരു അക്കം എന്റർ ചെയ്യുവാൻ യൂസറിനോട് ആവശ്യപ്പെടുന്നു
യൂസർ ഇൻപുട്ട് y ൽ സൂക്ഷിക്കുന്നു
ഇത് ഐഎഫ് കണ്ടീഷൻ
ഇവിടെ y100 പരിശോധിക്കുന്നു
കൺഡിഷൻ ശരിയാണെങ്കിൽ യൂ ഹേവ് എന്റർഡ് a നംബർ ഇൻ തെ രംഗെ ഓഫ് 0 9 എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഇത് else ഐഎഫ് കണ്ടീഷൻ
ഇവിടെ y101 പരിശോധിക്കുന്നു
കൺഡിഷൻ ശരിയാണെങ്കിൽ യൂ ഹേവ് എന്റർഡ് a നംബർ ഇൻ തെ രംഗെ ഓഫ് 10 19 എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഈ എൽസെ ഐഎഫ് conditionൽ അക്കം 20നും 29നും ഇടയിലാണോ എന്ന് പരിശോധിക്കുന്നു
ഇവിടെ അക്കം 30നും 39നും ഇടയിലാണോയെന്ന് നോക്കുന്നു
ഇത് എൽസെ കണ്ടീഷൻ
മുകളിലത്തെ എല്ലാ കൺഡിഷനുകളും തെറ്റാണെങ്കിൽ നംബർ നോട്ട് ഇൻ രംഗെ എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
CtrlAltT ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിന്ഡോ തുറക്കുക
എക്സിക്യൂട്ട് ചെയ്യാൻ ജിസിസി സ്പേസ് nested ifസി സ്പേസ് ഹൈഫൻ o സ്പേസ് നെസ്റ്റഡ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് നെസ്റ്റഡ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
Enter a നംബർ ബെറ്റ്വീൻ 0 ടോ 39 കാണുന്നു
12 എന്റർ ചെയ്യുക
ഔട്ട്പുട്ട് യൂ ഹേവ് എന്റർഡ് തെ നംബർ ഇൻ തെ രംഗെ ഓഫ് 10 19 എന്ന് കാണുന്നു
മറ്റൊരു അക്കം എന്റർ ചെയ്യാം
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പ് അറോ കെയ് പ്രസ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇപ്രാവശ്യം 5 കൊടുക്കാം
ഔട്ട്പുട്ട് യൂ ഹേവ് എന്റർഡ് തെ നംബർ ഇൻ തെ രംഗെ ഓഫ് 0 9 എന്ന് കാണുന്നു
സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചും കണ്ടീഷണൽ എക്സിക്യൂഷൻ ചെയ്യാവുന്നതാണ്
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
ഇതേ പ്രോഗ്രാം സ്വിച്ച് ഉപയോഗിച്ച് എഴുതാം
പ്രോഗ്രാം ഓപ്പൻ ചെയ്തിട്ടുണ്ട്
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് വരാം
ഇത് മുൻപത്തെ പ്രോഗ്രാമിൽ വിശദീകരിച്ചിട്ടുണ്ട്
അതിനാൽ സ്വിച്ച് statementsലേക്ക് പോകുന്നു
ഇവിടെ ഇൻപുട്ടിനെ അതായത് y യെ 10 കൊണ്ട് ഭാഗിച്ച് ഫലം വേരിയബിൾ xൽ സൂക്ഷിക്കുന്നു
അതായത് ഹരണ ഫലം xൽ സ്റ്റോർ ചെയ്യുന്നു
ഹരണ ഫലത്തിന്റെ സഹായത്തോടെ അക്കത്തിന്റെ റേഞ്ച് കണ്ടുപിടിക്കാം
ഇവിടെ സ്വിച്ച് കമാൻഡിനോട് പരിശോധിക്കേണ്ട വേരിയബിൾ x ആണെന്ന് പറയുന്നു
ഇതാണ് കേസ് 0 കേസ് 0 സതിസ്ഫൈ ചെയ്യുന്നെങ്കിൽ യൂ ഹേവ് എന്റർഡ് തെ നംബർ ഇൻ തെ രംഗെ ഓഫ് 0 9
പ്രിന്റ് ചെയ്യുന്നു
കേസ് സതിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ലൂപ്പിന് പുറത്ത് വരാൻ ബ്രേക്ക് കൊടുക്കുന്നു
ഓരോ പ്രാവശ്യവും ലൂപ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തെന്നാൽ ഒരു സമയം ഒരു കൺഡിഷൻ മാത്രമേ ശരിയാകൂ
ഇത് കേസ് 1
കേസ് 1ന്റെ അർഥം xന്റെ മൂല്യം ഒന്നാണെങ്കിൽ യൂ ഹേവ് എന്റർഡ് a നംബർ ഇൻ തെ രംഗെ ഓഫ് 10 19 പ്രിന്റ് ചെയ്യുന്നു
ഇത് കേസ് 2
ഇവിടെ യൂ ഹേവ് എന്റർഡ് a നംബർ ഇൻ തെ രംഗെ ഓഫ് 20 29 പ്രിന്റ് ചെയ്യുന്നു
ഇത് കേസ് 3
ഇവിടെ അക്കം 30നും 39നും ഇടയിലാണോ എന്ന് പരിശോധിക്കണം
ഇതാണ് ഡിഫാൾട്ട് കേസ്
മുകളിലത്തെ കേസുകൾ ഒന്നും സതിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഡിഫാൾട്ട് കേസ് നിർദ്ദേശിക്കുന്നു
ഇവിടെ നംബർ നോട്ട് ഇൻ രംഗെ എന്ന് പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
ജിസിസി സ്പേസ് switchസി സ്പേസ് o സ്പേസ് സ്വിച്ച് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
switch ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുന്നു
Enter a നംബർ ബെറ്റ്വീൻ ഓഫ് 0 ടോ 39
35 കൊടുക്കുന്നു
ഔട്ട്പുട്ട് യൂ ഹേവ് എന്റർഡ് തെ നംബർ ഇൻ തെ രംഗെ ഓഫ് 30 ടോ 39 കാണുന്നു
C ൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് വരാം
നമ്മുടെ ഫയലിന്റെ പേര് nested ifസിപിപി ഇവിടെ ലോജിക്കും ഇംപ്ലിമെന്റെഷനും ഒരേ പോലെയാണ്
ചില മാറ്റങ്ങൾ വരുത്തുക
ഹെഡർ ഫയൽ stdiohന് പകരം അയോസ്ട്രീം നല്കുക
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുന്നു
യൂസിങ് നെയിംസ്പേസ് എസ്ടിഡി പ്രിന്റ്ഫ് സ്കാൻഫ് മാറ്റി കൌട്ട് സിൻ ഫങ്ഷൻ കൊടുക്കുക
കോഡിന്റെ ബാക്കി ഭാഗം C പ്രോഗ്രാമിനെ പോലെയാണ്
കോഡ് എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
g സ്പേസ് nested ifസിപിപി സ്പേസ് o സ്പേസ് നെസ്റ്റഡ്1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
nested1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
enter a നംബർ ബെറ്റ്വീൻ 0 ആൻഡ് 39
40 കൊടുക്കുന്നു
ഔട്ട്പുട്ട് നംബർ നോട്ട് ഇൻ രംഗെ എന്ന് കാണുന്നു
Cൽ സ്വിച്ച് പ്രോഗ്രാം നോക്കാം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരിക
ഇവിടെയും ലോജിക്കും ഇംപ്ലിമെന്റെഷനും ഒരേ പോലെയാണ്
ഹെഡർ ഫയൽ അയോസ്ട്രീം ആണെന്ന് കാണാം
ഇതാണ് യൂസിങ് സ്റ്റേറ്റ്മെന്റ്
കൌട്ട് സിൻ ഫങ്ഷനുകളായി മാറ്റി
ബാക്കിയുള്ള കോഡ് switchസി പ്രോഗ്രാമിലേത് പോലെയാണ്
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ചു പോവുക
g സ്പേസ് switchസിപിപി സ്പേസ് o സ്പേസ് switch1ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
switch1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
Enter a നംബർ ബെറ്റ്വീൻ 0 ആൻഡ് 39
25 കൊടുക്കുന്നു ഔട്ട്പുട്ട് യൂ ഹേവ് എന്റർഡ് തെ നംബർ ഇൻ തെ രംഗെ ഓഫ് 20 29 കാണുന്നു
സ്ലൈഡിലേക്ക് തിരികെ വരാം
സ്വിച്ച് nested ഐഎഫ് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാം
സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഒരു exprssionന്റെ ഫലത്തിന് അനുസരിച്ച് റൺ ചെയ്യുന്നു
നെസ്റ്റഡ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് expressionന്റെ ഫലം ശരിയാണെങ്കിൽ മാത്രം റൺ ചെയ്യുന്നു
switchൽ വേരിയബിളിന്റെ ഓരോ മൂല്യങ്ങളും ഓരോ കേസുകളാണ്
Nested ifൽ വേരിയബിളിന്റെ ഓരോ മൂല്യത്തിനും കൺഡിഷനൽ സ്റ്റേറ്റ് മെന്റ് എഴുതാം
സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന് ഇന്റഗർ മൂല്യങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കു
നെസ്റ്റഡ് ifന് ഇന്റഗർ ഫ്രാക്ഷണൽ മൂല്യങ്ങൾ ചെക്ക് ചെയ്യാൻ കഴിയും
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് നെസ്റ്റഡ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ്
ഉദാഹരണം എൽസെ ifയ്10 0 സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉദാഹരണം സ്വിച്ച് nested ഐഎഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള വ്യത്യാസം
ഒരു അസ്സിഗ്ന്മെന്റ് ഒരു ജീവനക്കാരന്റെ പ്രായം 20 നും 60 നും ഇടയിലാണോയെന്ന് പരിശോധിക്കാനുള്ള പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്